പിന്നെന്തുട്ടത് പലരും complaint ചെയാണ് അതാണ് ഇതാണ് പറഞ്ഞിട്ട് പിണിലെ ആ ഇവടെ support ഇണ്ട് ചേലോര് മാത്രോള്ളു പ്രെശ്നം അത് ഒന്നോരണ്ടോക്കോ ഒരു പ്രശ്‍നും ഇല്ലാന്ന് മതിയാരുന്നു അവർക്ക് പോയിറ്റാന്ന് പറഞ്ഞാമതിയായിരുന്നു തീരുമാനയിറ്റെന്ന് വെച്ചാല് ഇപ്പം follow up ചെയ്തിറ്റേ അപ്പൊ ഇത് ഇണ്ടലോ ഏ practical വെരുവല്ലോ practical ൻ്റെ മുമ്പ പോകാന്ന് ഒക്കെ പറീന്നിണ്ട് അപ്പൊ ഇത് limited തീരുമാനിച്ചു ഒര ഹായ്‌ എങ്ങട്ടെ

ഏഹ് ഹ്മ് ഞമ്മള് ഇവിട ഞ ഇവിടെന്തെങ്കിലും ഒക്കെ ഇണ്ടാല് ഇണ്ടാ എന്താന്ന് ചെയണമനും താല്പര്യം ഇണ്ട് പോകണെന്നും താല്പര്യം ഇണ്ട് പക്ഷെ

ഇപ്പൊ അയിന് കൊറേ ഒക്കെ ശെരി ആയക്കു ആരപ്പ ആക്കാനോക്ക് ന്തലെ വെർതെന്തൊക്കെ എന്തേലും ഒക്കെ കാരണം കിട്ടണ്ടേ എന്തേലും ഒക്കെ പറയണ്ടേ

തൊടങ്ങീട്ടുള്ളു പക്ഷെ അയിൻ്റെ ഇപ്പറത്ത്‌ എത്തീട്ടില് എന്താചെയ്യ അ നമ്മള് കൊറച് കാലം കൊറച് കാലം എന്തയ്യാലും പോന്നിണ്ട് അപ്പൊ school കാരെലും കൊണ്ടുപോകാന്നും പറഞ്ഞിരുന്നു ആ ഏറെ കുറെ ഒറപ്പന്നയാണ് കാരണം ഓര് date കൂടി ഏകദേശം പറഞ്ഞ സ്ഥിതിക്ക് ഇപ്ഈ model ന് മുൻപ് practical ന് മുൻപ് കൊണ്ടോവാന്ന് പറഞ്ഞതൊണ്ട് പറഞ്ഞയ അയ്ന് കു ആ ഒന്ന് പോനതലേ ഉള്ളു ഇത് hotel പേര് എനിക്ക് ഓർമില്ല

എന്താ ഇപ്പ്രാശ്യത് കിട്ടൂല്ല ഇനി ഇവര് ഞങ്ങപുള്ളേര് എങ്ങനെയാ first പറഞ്ഞെന്ന്തന്നെ കേക്ക് ജ് ഇന്ന് ഉ വൈന്നേരം ഇവിടന്ന് കേറുവ നാള രാവില അവിട എ

കൊറേ കുട്ടികൾക്ക് പ്രശ്നം ഇണ്ട അങ്ങനെ നമ്മ വിയയ്ക്കുന്നമായിയല്ല ഓർക്ക് ഈ പരീക്ഷ എഴുതണത് പ്രശ്നംകൊണ്ടാ അല്ല നമ്മക്കും ഇണ്ടത് നമ്മക്കും ഇണ്ട് അപ്രശ്നം

അത് രണ്ടീസം നടന്ന് കണ്ടില്ലേ

കൊറേ സ്ഥലം കാണിക്കണംനല്ലൊരു തോന്നലാന്നല്ലേ ലോരോരോ teacher മാർക്ക്‌ കാണാത്ത നേര കണ്ന്നൂല ആ അത്ന്താന്നറിയോ online class ഒന്നു ആലോയിച്ഛ് നോക്ക് നമുക്ക് sir യായിട്ടൊന്ന് ആലോയിച് നോക്ക് നമ്മക്കും അതന്നെല്ലേ

ആ എന്താ അത് നമ്മള് ഈ state വിട്ട് പോമ്പോളാ അത്രയു പ്രെശ്നം ഇണ്ടാവുക അപ്പോഴൊക്കെ ആ ഒര് മനസിലായി എൻക്ക് മനസിലായി ആ ഓ അത് ഒന്നും ശെരിയായിട്ടിണ്ടാവുലാലേ അത് ഞമ്മളെ taste പോലല്ലോ ഓലെ

അതിന്റയെ വേറെയി ണ്ട് ഇത് കയ്യാൻ കാത്തിക്കണാണ് മറ്റേ നമ്മ ഓർബിക് ഇല്ലെടാ tuition ന് tuition ൽ ഇല്ലെ ചെർക്കന്മാർ plus one കേറി ഞങ്ങള് ഒരു gang ഇണ്ടായിരുന്നു അത്യാവിശ്യം അല്ലെ ആ അയ്റ്റക്ക്‌ പിരാന്തിണ്ടാ അയ്ക്ക് പോണന്ന് ഇരുത്തണ്ടേ ഇത് ആ ആ ഓനെ ഓന് പോണംന് ഓന് എന്തോ ഒരു video കണ്ടക്ക് മറ്റേ wonderla ൻ്റെ എന്ത് video ആ അത്ലെ video കണ്ടിറ്റേ ഇയാള് അപ്പൊ വേറേന്തെങ്ങും message ഒന്നും അയക്കുന്നിലെ ആദില അല്ലെ message അയച്ചിറ്റ് ആ നിങ്ങക്ക് group ഒക്കെ group ഒക്കെ ഇണ്ടാക്കികൂടെ നമ്മള് ഇപ്പൊ plus two ന് ഉളൊരു ഇപ്പോം plus two ല് ഇല്ലേടാ അവടെ ഒര് group എങ്ങും ആ അപ്പൊ അവിടുന്ന് ഇങ്ങനെ ചെറുകമാര് പൊകുന് അത് ഓലെ നാട്ടിന്ന് ഒരുത്തൻ ഇണ്ട് പറഞ് അപ്പൊ നമ്മള ഇവിടുന്ന് അൻവിയു പിന്നെ നമ്മളെ ഇന്നല കണ്ടതല്ലെ വെപ്പ്കാരയും friends ഒക്കെ പിന്ന എല്ലാരു പറഞ് പോകാന് എന്താകൊയപ്പം കുറച് ആൾക്കാര് പോയാ രസാണ് പക്ഷെ ആഹ് ready ആയി കിട്ടൂല. ഒരാക്കന്ന വിശേശം നാട്ടിൾക്ക് നാളെ വിളിക്ക ആഹ് അതുമാരി പിന്നെ ഇങ്ങനാ കുറ്റം പരഞ്ഞിരിക്കും. മൊനെ ഇരിക്ക്‌ ഇഞ് അങ്ങോട്ട് വെച് നീട്ടി വെച് ഇരിക്ക്‌. കൊറച്ചാല് പുതിയ പുതിയാ group ഉണ്ടാക്കണ date ഒക്കെ പറഞ്ഞനാണെന്നാണ് പരിപാട് ഇണ്ടാക്കാ ആ അതാണ്. അതാണ് പ്രശ്‌നം ഏഹ് ഇ പരീഷ കായിമ്പയേകും ഞങ്ങളെ tour പോണോന്ന് പറഞപ്പോ അയിന്റെ പയ്‌ഷ ഉണ്ടക്കണോന്ന

ഇങ്ങള school ക്കാര് ഇങ്ങളെ school ക്കാര് tour തന്നിട്ടിത് ഇത് ഇതാക്ക ഞങ്ങളത് എങ്ങനേലും ഈവാക്കാന് നോക്കണ്ടി ഭാരവാഹി എടാ എനി പോയാലും ചിലപ്പാ ഞങളെ sendoff ഒക്കെ ഞങ്ങള് ആയ്യ് അയനട ഇപ് ഇ state വിട്ട് പോവന്നൊണ്ട് എല്ലാര് നമ്മള നാട്ടില് പിന്നാ

ഞമ്മള് അയിന് മൂന്നാര് ഇത് മുമ്പ് പോയത ഏറെ അള്ളാഹ് ഇനിക്ക് നല്ല ഓർമണ്ടയ്‌നും. ആഹ് അഹ് happy happy days ല് രാത്രീ ഇവിട്ന് കേറി ഹെയ് അത് നല്ല റാസയ്‌നുട്ടോ മോഹലാലിന്റെ set പറഞ്ഞ കാര്യങ്ങള് ഒന്ന് അതാണേ. അതാണ് main മൂന്നാർ ഏറ്റ്വും main ആയിട്ട് അതെന്നാണ് കാരനന്താണ് നാഷണൽ പാർക്ക് പറയുമ്പൊ എത്ര importance ആണ് അയിന്. ആഹ് ഞമ്മള് അങ്ങ് പോയപ്പൊ പോയി ആഹ് കേറ്റം കേറാൻ നല്ല ഇഷ്ട്ടയി നമ്മക്ക് കൊറക്കാന്ന് പറഞ്ഞപ്പൊ ready അവന്മാര്

ഞങ്ങേ ഞങ്ങളെ നെല്യാമ്പതി പോയപ്പോളും ഇതേ മാതിരി തന്നെയനും ഒര് നോക്കാണ് ഒര് അഞ്ചാറ് minute നല്ല view ആയിരുന്ന് കേട്ടൊ പിന്ന അങ്ങോട്ട് വന്നിട്ട് കോട നിറഞിട്ടെ ഒരു തുള്ളി ഒരു family പോയിൻഡ്‌ കോട എറങ്ങി പോവുന്ന് നോക്കിയാക്കി എവിടെ ഞങ്ങക്ക് ഒടുക്കത്തെ കോടാണ്. എന്നിട്ട് ഈ കോട നല്ല രസാണ് നടക്കമ്പോ നല്ല രസാണ് ഏ ഈ തോട്ടത് കൂടെ ഞമ്മള് നടന്ന് പോവുണ്ടേ അപ്പൊ ഇങ്ങനെ വന്ന് ഇറങ്ങുമ്പായെ ഒടക്കാത്ത scece ആണ് കോടക്കൊണ്ട് ആഹ് ആ അത് പൊളിയാണ് അഴിൽ കോട എറങ്ങി കാണണം. പക്ഷേ ഈ view point ൽ എത്തിട്ടേ കൊറച് കിട്ടീട്ടൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് മല ഇറങ്ങുമ്പളെ എമ്മാതിരി കോട ഞാക്ക്‌ കണ്ണ് കണ്ടീല്ല. വേഗം ഞ പൊരീഡും വണ്ടിക്ക് കാറ്റടിക്കാൻ

ഹി അങ്ങനെ അല്ലടാ എന്റെ jeans belt ആക്കണോന്ന്. അല്ലടാ അട്ടപ്പാടി main അന്നേ ആണ് കാട്ടിന്റെ ബാംഗി തന്നെ ആണ് അട്ടപ്പാടി

ഞമ്മക്ക് പോയിട്ട് വര പൊറത് വരുന്നൊരൊക്കെ ഇവിടെ പാലക്കാട് വെര്ന്നേൽ ഒര് കരണതന്നെ

ആഹ് ഇങ്ങളെ ഇങ്ങക്ക് resort തന്നെയാ കിട്ടിയത്‌.

ആ ഒന്നും പറയണ് പിന്നെ അതിപ്പൊ ഞങ്ങള് പറഞ്ഞ ഇൻക്ക് മെച്ചം രാത്രി കൊറച് ഒറങ്ങാ അത് വൈന്നേരല്ലേ അത് ഞങ്ങൾക്കിട്ടും ആഹാ അതേ building ന് അല്ല വേറെ എതേം set ചെയ്ത് കൊടക്കാട്ടെ

ആ ഞാ പോയീന് ഞാനേ ഒര് ഗുസ്തി മത്സരം ഇണ്ടായർന്നേ ഇന്കനെ ഇൻക്ക് ഞാൻ നിർത്തിയീലെ ആ മറ്റേ മ്മെ ആ സംശയ തീർത്തമാർ പോയീന്

ഞമ്മൾ ഇവിടെത്തന്നെ രാത്രി പരിപാടില്ല

ഇവിട പായിനൊന്നുമണി അവമത്തേക്ക് എല്ലാരും ഒറങ്ങി

അമ്ബലക്ക food ൻറെ തള്ള്ക്ക ഉം ഞമ്മള് എങ്ങനെവേച്ചാല് ഞമ്മൾ ഈ ഇവടെ ഈ tourist spot ഒക്കെ main ആയിട്ട് അങ്ങനെത്തന്നെല്ലേ രാത്രില് കാണാൻ പാടുള്ളു ആ ആ ആ കുഴിക്കോട് അമ്മക്ക് അപ്പള് അല്ലെ food തന്നേ അപ്പള് അല്ലെ നമ്മക്ക് food തന്നത് അത് ഞമ്മള് പോയന്ന് അങ്ങനെത്തന്നെആയിനും മൂന്ന് മണിക്കാന്ന് ആ അ ചെല ആൾക്കാർക്ക് കോടിക്ക്കാൻവേണ്ടി നമ്മക്ക് ആർക്കും തിന്നണ്ടേ അത് ഈ കാണുന്ന ഒര് ഇത് ഇണ്ടാവൂലെ നമ്മള് വെള് അ അ അടിപൊളി thank you ട്ടൊ അല്ക്കന്നേൽ ആ

കിട്ടിയട അതാ പറഞ്ഞെ ങ്ങനെയൊന്നുംപോയാല്ന കിട്ടില്ല മ്മളെ ഇവനീണ്ടല്ലോ നാഫില് ഓ കിട്ടീട്ട് പോയത് ആ കോയമ്പത്തൂര് അല്ല മല ഓല് ആദ്യം ഇബടെ പോയീനും ചെന്നൈ പോയീനും മൂഞ്ചി കളി പൈസ പോയി ആ പിന്നെന്താ കട്ടൊണ്ടോയി ആഹ് ആരും എടുത്തണ്ടയിട്ടില്ലന്ന് തന്നെ പറഞ്ഞേ ഓര് രാത്രി കടന്നോടത്തെ ഓര് അങ്ങനെപോയതാ train അല്ലേ പോയേ അന്നൊല്ല അത് പഷേ ആ സമയക്കുന്ന ലെ ആ പോയവയിക്ക് തന്നെ double ആകാന് ആയിനും പോവാന് അത് അത് പ്രശ്‌നം തന്നെ അല്ലെ ഞ്യാ ആ പക്ഷെ നല്ല ഒരു സംഖ്യ ചെലവാക്കുന്ന്

അ തിന്നാൻ നടന്നിട്ടും അങ്ങുട്ടു നടന്നിട്ടും ഇങ്ങട്ട് നടന്നിട്ടും പിന്ന full ചെലവ്‌ തന്നെ

ആ മൂത്തല് ready ആയ്ക്കോ ആ വർത്താനം പറയാൻ

അയ് ഇങ്ങള് എന്തെ

നഷ്ടമാകും എന്നാലും ആ flight ൻറെ experience വേറെ തന്നൊക്കെതന്നാ പോതട് ഇഞയെ ഇങ്ങത്തെ കൊറേ കണക്കാര് ആണ് അത് phone ലൊക്കെ ചെയ്തട

ആ ഇൻക് തിരോന്തരത്തേക് ഞാൻ കൊടുത്തകണ് ഞാ last അ കൊടുത്തതേ ആ കൊടുത്ക്ക് last നോക്കുമ്പോ കോയമ്പത്തൂർ തിരുവന്തോരം ബാക്കി ആയിൽ നോക്കുമ്പോ ശരൺ ഇല്ലേ എന്റപ്പല്ലെ ഓര് തിരുവന്തോരത്തേക് കൊടുത്തിട്ടുണ്ട് അല്ല അല്ല എ എട ഇജ്ജ് നല്ല പഠിക്ക് നല്ല ഞാന് last date ല് last date ല് ഒര് ആൻജിസം ആവോ അപ്പൊള്ള പോകണല്ലേ ഉള്ളു train പോണ്ടേരും ഇജ്ജ് കൊടുത്തില്ലെപ്പൊ ഏഹ് ആ അയിനൊക്കെ എവടക്കാ കൊടകണേ

ഞമ്മക്ക്‌ ആ ഞ പറഞ്ഞില്ലടാ ചെർക്കമാര് പോകാനീതിക്ക്‌ എന്ന്അയിനൊപ്പോം അതാവുമ്പൊ വല്ല്യ പ്രശനയുള്ള ആള് എന്തായലും ഇണ്ടാവും അള്ളാ ഇപ്ര ഇപ്ര വേണ അതില സാനം വാങ്ങാന് ന്നൊക്കെ അയിന് ഓടി നടന്നിട്ട് നട ആ അയിന് ഓന് ആയിത്തന്നെ പ്രശനക്കും ഓന് നല്ല വർത്താനം പറഞ്ഞക്കണ് ഓന് അവസാനം കൊറച്ചുകൊടുക്കാ പറഞ്ഞപ്പോ വാണ്ടന്ന് ഞാൻ just മാറിന്നുട്ടോ sir മാര് കൊറെ കൊണ്ടുക്കുണു പാവം നമ്മളെ മറ്റെ ഇബടെ അടി വാങ്‌യെ എന്ത ഇപ്പൊ അയാളെ പേര് മേ ആ ആ അയാൾക് കിട്ടി ഷെയ്ഖ് ഒക്കെ മാറി നിക്ക ഇയ് എവിടത്തെ നാട്ടിക്കല്ലേ ആ ഇത്‌ എന്താന്ന് അറിയോ പ്രശ്‌നം എന്താന്ന് അറിയോ ഒരുനാട്ടി പോയ ഞമ്മള് അയിന് അനുസരിച് നിക്കണ്ടി വരു അതിനൊക്കെ അറിയന്ന പ്രശ്‌നം കാരണം ആ ഓലെ ഓലെ ആള്ക്കാര് അങ്ട് മൊത്തെ ഞമ്മള് ഒരു നാല് ആൾക്കാരുമെങ്ങാനും പോയ ഇവ്ട്ന്ന് അവ്ടെ ഓലെ ആള്ക്കാര് മൊത്തം

അത് എന്താന്ന് അറിയോ അത് ഒന്നാം തീ ചെല്ലുനാൽക്കര അപ്പൊ ഇജ്ജ് പോയില്ലേ

അത് അത് ഞമ്മളെ നാട്ടീതെ അവടത്തെ ഓര culture ൻറെ ഭാഗംആവ അത് ഒന്ന് രണ്ടു ഇൻഡ് ധൈര്യ ഇൻഡ് ഞമ്മള ഒരു culture ഞമ്മള് ഇത്രേയൻകാലം follow ചെയ്ത ഒരു culture അങ്ങനത്തന്നെ അ follow ചെയ്യാ ഉം എപ്പോളും പൊറത്തേക് ഇറങ്ങിട്ടനെ അത് night life വേറെ ഒരു രസം തന്നെ ആണ്

അപ്പൊ ഇങ്ങ നാണു sir ന കാണുമ്പയേക് പറ്റികൂലെ അമ്മള ആള്ക്കാര് ഇള്ള മാതിരി തോന്നല്ല് അല ഇന്ന് എനക്ക് exam ഇണ്ടായിരുന്നു entrance ൻറെ മ്മളെ ഇബൻ വിളിച്ചീനു ഇ എബി ഇല്ലെടാ എബിനെ മനസ്സിലായോ ഏഹ് ആട ഇപ്പ ആ mgmg ആ exam എയ്തയെ മ്മളെ കൊച്ചീലൊക്കെപ്പാട്ല്ലേ ആ ഓലെ സിറിലെ ഓല ഒരു gang indayrnnu ഇയാള് ഇന്നല വിളിച്ചിട്ട് എന്ഡേഡ്ത് ചോയ്ച്ചീന് ഇൻക് exam ഇണ്ടോന്ന്കൊ റച് മുൻപ് ചോയ്ച്ചകേന് നിക് എന്തേലും ചെയ്യാരുന്നു ഇത് എങ്ങനാ നോക്യാലും ഇപ്പൊ പൊണത് ബുദ്ധിമുട്ടാണ് ഈ യാത്ര ചെയ്യുമ്പോ ഈ

അതു ഈ exam ൻറെ എടേൽ തന്നെ ആണ് അയിനും എവടത്തൊക്കെ പൊന്നെ ആള്ക്കാര് പോണത് രസാണ് ചെക്കന്‌മാരൊക്കെപാടെ പോണേ രണ്ട് നോമ്പു ഇല്ലേ അതു മൊടങ്ങു എന്താലു അന്ന് ഇപ്പൊ മൊടക്കണ്ടി വരൂ അങ്ങനൊക്കെ പോവുമ്പോ തീരുമാന്താന്ന്വെച്ചാല് ഇപ്പൊ sir മാര് പറയുന്നുണ്ട് കൊണ്ടോവാന്ന് പക്ഷേ ഇപ്പൊ commerce ippo batch ആയി പോക പറയുന്ന് ഓല് ഒറ്റയ്ക്ക് മൂന്നാർ ഓല് അങ്ങനത്തന്നെ പോവുമ്പോ എല്ലാരുടീം പോവാന്ന് കരുതിക്കാണ് പക്ഷെ ന്താണ് അറിയോ ആദ്യം പോയിട്ടില്ലെങ്കി sir ന്റ്റെ support ആണ് ഒരു sir കൊണ്ടോവാന്ന് പറഞ്ഞക്കണു ഞാന് ഞാനു ആഹ് അതാ പ്രശ്‍നം അതാ coordinate ചെയ്യാൻ നല്ല ബുദ്ദിമുട്ടാണ്

ആഹ് അത് ഇപ്പൊ ഇത്ര ആൾകാർ പറമ്പിന്റ്റേത് ഇത്ര ആൾക്കാര് ഓല് ന്തായാലും ഉണ്ടാവേം ചെയ്യും ഇബട ആരംഭിച്ചനു ആരംബിച്ചന് ബെച്ച കുറച്ചാൾക്കാറുണ്ട് അയിൻ്റെ അപ്പര്തെ പറമ്പിന്റെ ഒലെ ന്ത തീരുമാനം ഒന്നും പറയാൻപറ്റൂലാ ഇപ്പോ ഇതെന്നെ കഴിഞ്ഞാല് posting അത് ഇത് ന്നുണ്ടല്ലോ exam കഴിഞ്ഞത്തവരെ അയിന് പോണൊരു വരൂല എല്ലാടതീം പ്രശ്നങ്ങളെന്ന ഓക്ക് പ്രശ്നാ ഓല് കൊണ്ടോയ്റ്റിലെങ്കിലു ഞങ്ങള് പോണെന്നൊക്കെ പറയണ്ടേ ചെക്കന്മാര് ഒരു നിര്ബധോം ഇല്ല പക്ഷെ ന്താന്ന് അറിയോ നമ്മള് ഒരു school ന്റ്റെ പേര് പറഞ്ഞുപോവുമ്പോ എല്ലാരും വരാണന്നുണ്ട് എല്ലാരും ഇങ്ങനെ ഇരികുന്നുകണ്ടപ്പൊ girls ഉം boys ഉം അതിനു ഒരു പ്രശനം ലാഭം എല്ലാർക്കും പാടേ പോവയ്ക്കാരം അപ്പൊ മ്മള് ഒറ്റക്കു പോവുമ്പൊ ഓർക്ക് തിരിയും കൂടുൽവലുതായവര് വരും അല്ലെങ്കിൽ വരന്നെ ഇല്ലഎൻ്റെ data ല് പറ്റൂലാ ആഹ് ഓ പിന്നെ ആഹ് അതിനു data അതൊക്കെ ഓരോ agent നെ ഏൽപ്പിച്ചാലോക്കെ ആഹ് അതേറ്റൻ നോക്കിട്ട് പറ്റില്ലെങ്കിൽ ആഹ് ഒറ്റക് പോവാന് നല്ല ബുദ്ദിമുട്ട്എന്നാണ് എങ്ങനാണേൽ പിന്നെ നമ്മളെ രീതിയിൽ പോവാണേൽ പിന്നെ നിന്നാൽ നമ്മളെ ഒറ്റക് പോവുമ്പോ നമ്മളെയൊരു budget ലാട് ഒതുങ്ങും കേട്ടോ നമ്മക് നമ്മക് ന്നവെച്ചാൽ budget ചുരുക്കിപോവുമ്പോ നമ്മള് ഒറ്റയ്ക്ക് പോവുമ്പോ നല്ല ആണ് കാരണം നമ്മളതെ control ചെയ്യാൻ വിചാരിച്ചി ഒരു വല്യ ആള്ഒക്കെ പോവുമ്പോ പ്രശ്നാണ് okay ഇഞ്ഞു പറഞ്ഞത് ശെരിയാണ നമ്മളൊരു ഒരു bus നുള്ള ആളൊക്കെഉള്ളുച്ചാലായി ഇങ്ങനെ പോണന്നേ നല്ലേ ഒറ്റക് അതാവുമ്പോ നമ്മളെ fund നമ്മളെ കയ്യില്ത്തന്നെ നിക്കു ആരേം നോക്കാതെ പോവൽ മാത്രം നടക്കുലെ പോണം ന്തായാലും പോകും ന്താല്ലേ insult ഇങ്ങള് പോയേൻറ്റതാ അയേ ഇങ്ങ ഇങ്ങള് മൂന്നീസം പോക്കുന്ന പറഞ്ഞീക്ക് പിന്നെ ഞാന് ഇങ്ങേ പിന്നണ്ട് ആഹ് പിന്നണ്ട് വേറെഒരുത്തൻ വിളിച്ചിങ്ങനെ പറഞ്ഞുക്കുണു ഇന്റേത് ഞാ tuition ഇണ്ടല്ലോ ചേർക്ക ഓല് പറീന്നുണ്ട് രണ്ടീസം ആക്കൊന്ന് രണ്ടീസം എന്ന് ആ നേരാവണ്ണം ആഹ് ഞങ്ങൾ പോവും ആ കീയ്ച്എം കഴിഞ്ഞാൽ പിന്നെ പ്രശ്നല്ലാട്ടോ പിന്നെ അത്രേ easy ആയ്ട് ഞങ്ങൾ പോവും എന്നിട്ടേ രണ്ടുംവന്നിട്ടേ ഓരോർത്തരുടെ story പാടേ അപ്പൊ രണ്ടുമണിക്ക് ഒക്കെ school ന്ന് അപോ ഈ രണ്ടീസം ന്ന് ഇങ്ങളെന്താ പറഞ്ഞീക്കണത് ഇന്ന് ഉച്ചക്കും ഉച്ചയും നാളെ രാവിലെ മാത്രണല്ല അത അതല്ലേ അതല്ലേ ഇങ്ങളെ രണ്ടീസം അതല്ലേഇങ്ങളെ രണ്ടീസം അല്ല ഞങ്ങള് പോകും ഞങ്ങളപ്പോക്ക് ഇജ് കണ്ടോ അത് ചെക്കന്മാര് പോയിനും അത് camp ഒക്കെ കൊടുത്തിട്ട് അങ്ങനത്തെ അല്ലെ ഓല് ഒരു category അമ്മളവിടെ പോയിരുന്നില്ലേ

ആഹ് നിങ്ങളപ്പോ പോയില്ലലെ അപ്പോ പോയെൻറ്റെ report ഒക്കെ എഴുതണം ന്നു പറഞ്ഞിട്ടുണ്ടായല്ലോ ഇല്ലാലെ ഇല്ലാലെ ഒരു ഗുളിക വാങ്ങി പോയാമതി ആഹ്

കഴിച്ചേ ആണ് ന്തൊക്കെ ന്തൊക്കെ ഇൻഡേർന്ന exam ഉം കാര്യങ്ങളും ഒക്കെ ആയിണ്ടായിനും ഇവിടെ വേറെ ഒക്കെ പയെന്നെ എന്നിട്ട് ഇവന്റ്റെ

ഓലെന്നെ ഇങ്ങനെ പ്രശനം ഇങ്ങനെ ഇപ്പൊ ഇജ്ജ് ഇപ്പൊ വിളിച്ചിരുന്നമായിരി ഇങ്ങനെത്തന്നെ അല്ലെ full change ൽ അല്ലെ ഉം ഉം വേറെന്താ എല്ലാരും ആടല്ലേ കൂട്ടുകാരൊക്കെ ഉണ്ടോആടെ വരുന്നോ ഇല്ലെടാ നോക്കിത്തുടങ്ങിട്ടല്ലെന ആഹ് sfi ന്റെ ആണ്‌ വിചാരിക്കാ ആ ചെങ്ങായി ഒരീസം പോലും return